GChemPaintലെ എഡിറ്റ് പ്രഫറൻസസ് ടെംപ്ലേറ്റ്സ് റെസിഡ്യൂസ് എന്നിവയെ കുറിച്ചുള്ള ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് പ്രഫറൻസസ് എഡിറ്റ് ചെയ്യുന്നത്
ടെംപ്ലേറ്റ്സ് കൈകാര്യം ചെയ്യുന്നത്
റെഡി ടെംപ്ലേറ്റ്സ് തിരഞ്ഞെടുക്കുന്നതും ഉപയോഗിക്കുന്നതും
ഒരു പുതിയ ടെംപ്ലേറ്റ് ചേർക്കുന്നത്
കൂടാതെ Residuesന്റെ ഉപയോഗം റെസിഡ്യൂസ് എഡിറ്റ് ചെയ്യുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ
1204 ഗ്ചെമ്പെയിന്റ് വെർഷൻ 01210 ഈ ട്യൂട്ടോറിയലിനായി ഗ്ചെമ്പെയിന്റ് കെമിക്കൽ സ്ട്രക്ചർ എഡിറ്റർ അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഒരു പുതിയ ഗ്ചെമ്പെയിന്റ് ആപ്ലിക്കേഷൻ തുറന്നിട്ടുണ്ട്
പ്രഫറൻസസ് എഡിറ്റ് ചെയ്ത് കൊണ്ട് ഈ ട്യൂട്ടോറിയൽ തുടങ്ങാം
എഡിറ്റ് മെനുവിൽ പ്രഫറൻസസ് ക്ലിക്ക് ചെയ്യുക
ഗ്ചെമ്പെയിന്റ് പ്രഫറൻസസ് വിൻഡോ തുറക്കുന്നു
ആദ്യത്തെ ഫീൽഡ് ആയ ഡിഫോൾട്ട് കംപ്രഷൻ ലെവൽ ഫോർ ഗ്ചെമ്പെയിന്റ് ഫൈൽസ് ഫയൽസ് സേവ് ചെയ്യുമ്പോൾ ഉപയോഗപ്രദമാണ്
ഡിഫാൾട്ട് ആയി ഇത് പൂജ്യമാണ്
പൂജ്യമല്ലെങ്കിൽ ഫയൽ ഗ്സിപ്പ് ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുന്നു
ഇൻവെർട്ട് വെഡ്ജ് hashesനെ പറ്റി മറ്റൊരു ട്യൂട്ടോറിയലിൽ നോക്കാം
GchemPaintൽ ഓരോ ഡോക്യുമെന്റിനും ബന്ധപ്പെട്ട ഒരു തേമെ ഉണ്ടായിരിക്കും
നമുക്ക് ഡിഫോൾട്ട് തേമെ ആയി ഗ്ചെമ്പെയിന്റ് തന്നെ നില നിർത്താം
ഇപ്പോൾ തീംസ് സെക്ഷനിലെ അറോവ്സ് വിശദമാക്കാൻ നോക്കാം
ടൂൾ ബോക്സിലെ വിവിധ തരത്തിലുള്ള അറോവ്സ് നിരീക്ഷിക്കുക
അഡ് അൻ അറോ ഫോർ അൻ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ
അഡ് a പെയർ ഓഫ് അറോവ്സ് ഫോർ a റിവേഴ്സിബിൾ റിയാക്ഷൻ
അഡ് അൻ അറോ ഫോർ a റെട്രോസിന്തസിസ് സ്റ്റെപ്
അഡ് a ഡബിൾ ഹെഡഡ് അറോ ടോ റിപ്രസന്റ് മെസോമറി
ഈ നാല് arrowsഉം ഡിസ്പ്ലേ areaയിൽ ചേർക്കാം
അഡ് അൻ അറോ ഫോർ അൻ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ഡിസ്പ്ലേ areaയിൽ ക്ലിക്ക് ചെയ്യുക
ഇത് പോലെ മറ്റ് arrowsഉം ഞാൻ ഡിസ്പ്ലേ areaയിൽ ചേർക്കുന്നു
പ്രഫറൻസസ് ഡയലോഗ് ബോക്സിലെ തീംസ് ഫീൽഡിൽ നിന്ന് അറോവ്സ് തിരഞ്ഞെടുക്കുക
ഒരു കോണ്ടെക്സ്റ്റുവൽ മെനു തുറക്കുന്നു
ഇവിടെ നമുക്ക് arrowsന്റെ ലെങ്ത് വിഡ്ത് ഡിസ്റ്റൻസ് എന്നിവ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്
മൌസ് കൊണ്ട് അപ്പ് അല്ലെങ്കിൽ ഡൌൺ അറോ trianglesൽ ക്ലിക്ക് ചെയ്യുക
ഡിസ്പ്ലേ areaയിലെ arrowsൽ വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക
ഇപ്പോൾ അരോവ്സ് headsനെ കുറിച്ച് പഠിക്കാം
അ ബ് Cയുടെ ഡിഫാൾട്ട് മൂല്യങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നു
അ ബ് C പാരാമീറ്റർസ് അറോ headsന്റെ രൂപത്തിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്നു
ഓരോന്നിന്റെ മൂല്യവും കൂട്ടിയും കുറച്ചും അറോ headsൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക
വിൻഡോ ക്ലോസ് ചെയ്യുന്നതിനായി ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഡിസ്പ്ലേ ആരിയ വൃത്തിയാക്കാം
എല്ലാ ഒബ്ജക്റ്റ്സും സെലക്റ്റ് ചെയ്യാനായി CTRL A പ്രസ് ചെയ്യുക
എഡിറ്റ് മെനുവിലേക്ക് പോയി ക്ലിയർ ക്ലിക്ക് ചെയ്യുക
അടുത്തതായി ടെംപ്ലേറ്റ്സ് മാനേജ് ചെയ്യുന്നത് നോക്കാം
യുഎസ്ഇ ഓർ മാനേജ് ടെംപ്ലേറ്റ്സ് ടൂൾ ക്ലിക്ക് ചെയ്യുക
പ്രോപ്പർട്ടി ഡയലോഗ് ബോക്സ് തുറക്കുന്നു
പ്രോപ്പർട്ടി ഡയലോഗ് ബോക്സ് Templatesന്റെ ഒരു ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റ് ഉൾകൊള്ളുന്നു
അമിനോ എസിഡ്സ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ന്യൂക്ലിക്ക് ബേസ്സ് ന്യൂക്ലിയോസൈഡ്സ് സാക്കറൈഡ്സ് എന്നിവ ലിസ്റ്റിൽ കാണാം
ഓരോ ഐറ്റത്തിനും ഒരു സബ് മെനു ഉണ്ട്
അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് തിരഞ്ഞെടുത്തിട്ട് Submenuവിൽ നിന്ന് ബെൻസീൻ ക്ലിക്ക് ചെയ്യുക
ബെൻസീൻ സ്ട്രക്ചർ പ്രോപ്പർട്ടി പേജിൽ കാണുന്നു
ബെൻസീൻ സ്ട്രക്ചർ ഡിസ്പ്ലേ ചെയ്യുന്നതിനായി ഡിസ്പ്ലേ areaയിൽ ക്ലിക്ക് ചെയ്യുക
ഇത് പോലെ നഫ്തലീൻ സ്ട്രക്ചർ തിരഞ്ഞെടുത്തിട്ട് ഡിസ്പ്ലേ areaയിൽ ക്ലിക്ക് ചെയ്യുക
മറ്റ് സ്ട്രക്ചർസ് നിങ്ങൾ തനിയെ ഡിസ്പ്ലേ areaയിലേക്ക് സിലക്റ്റ് ചെയ്യുക
ഇപ്പോൾ ഫയൽ സേവ് ചെയ്യാം
ടൂൾ ബാറിൽ സേവ് തെ കറന്റ് ഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക
സേവ് എഎസ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഫയലിന്റെ പേര് ബെൻസീൻ എന്ന് എന്റർ ചെയ്തിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയുക
ഇപ്പോൾ നിലവിലുള്ള ടെംപ്ലേറ്റ് ലിസ്റ്റിലേക്ക് ഒരു പുതിയ ടെംപ്ലേറ്റ് ചേർക്കുന്നതെങ്ങനെ എന്ന് പഠിക്കാം
ടൂൾ ബാറിൽ നിന്ന് ഓപ്പൻ a ഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക
ഫയലുകളും ഫോൾഡറുകളും ഉള്ള ഒരു വിൻഡോ തുറക്കുന്നു
ലിസ്റ്റിൽ നിന്ന് ഹെക്സാനെ തിരഞ്ഞെടുക്കുക
ഓപ്പൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
Templateന്റെ പ്രോപ്പർട്ടി പേജിൽ അഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ന്യൂ ടെംപ്ലേറ്റ് പ്രോപ്പർട്ടി പേജ് തുറക്കുന്നു
പ്രോപ്പർട്ടി പേജിന് രണ്ട് ഫീൽഡുകൾ ഉണ്ട് Nameഉം Categoryഉം
കാറ്റഗറി ഫീൽഡിന് ഒരു ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റ് ഉണ്ട്
നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കാറ്റഗറി ചേർക്കുകയോ ചെയ്യാം
ടെക്സ്റ്റ് ഫീൽഡിൽ ഹൈഡ്രോകാർബൺസ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു പുതിയ കാറ്റഗറി ചേർക്കാം
നാമെ ഫീൽഡിൽ compoundന്റെ പേര് ഹെക്സാനെ എന്ന് എന്റർ ചെയ്യുക
ഡിസ്പ്ലേ areaയിലെ ഹെക്സാനെ structureൽ ക്ലിക്ക് ചെയ്യുക
ഇത് ന്യൂ ടെംപ്ലേറ്റ് പ്രോപ്പർട്ടി പേജിൽ കാണിക്കുന്നു
ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ടെംപ്ലേറ്റ്സ് ഡ്രോപ്പ് ഡൌണിൽ ക്ലിക്ക് ചെയ്യുക
ഹൈഡ്രോകാർബൺസ് ക്യാറ്റഗറി തിരഞ്ഞെടുക്കുക
ടെംപ്ലേറ്റ് ലിസ്റ്റിൽ ഹെക്സാനെ സ്ട്രക്ചർ ചേർക്കപ്പെട്ടതായി കാണാം
ഹൈഡ്രോകാർബൺസ് ക്യാറ്റഗറിയിൽ ഒക്ടേൻ സ്ട്രക്ചർ നിങ്ങൾ തനിയെ ചേർക്കുക
ഹെക്സാനെ ഫയൽ ക്ലോസ് ചെയ്യാം
ഫയൽ ക്ലോസ് ചെയ്യാനായി ഫൈൽ മെനുവിൽ ക്ലോസ് തിരഞ്ഞെടുക്കുക
ടെംപ്ലേറ്റ്സ് പ്രോപ്പർട്ടി പേജ് ക്ലോസ് ചെയ്യാനായി സെലക്ട് ഒനെ ഓർ മോർ ഒബ്ജക്റ്റ്സ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ Residuesനെ കുറിച്ച് പഠിക്കാം
റെസിഡ്യൂസ് ഉപയോഗിക്കുന്നത് കാർബൺ ചെയിനിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫങ്ഷനൽ ഗ്രൂപ്പിന്റെ സ്വഭാവം കണ്ടുപിടിക്കാൻ
ഫങ്ഷനൽ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ അറിയുന്നതിന്
ഡേറ്റ ബെയിസിൽ ഒരു പുതിയ ഫങ്ഷനൽ ഗ്രൂപ്പ് ചേർക്കുന്നതിന്
ടൂൾസ് മെനുവിൽ എഡിറ്റ് റെസിഡ്യൂസ് ക്ലിക്ക് ചെയ്യുക
റെസിഡ്യൂസ് വിൻഡോ തുറക്കുന്നു
ഇതിന് മൂന്ന് ബട്ടണുകൾ ഉണ്ട് ന്യൂ സേവ് ഡിലീറ്റ്
ന്യൂ ബട്ടണിന് ഒരു ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റ് ഉണ്ട്
ആ ലിസ്റ്റിൽ നിന്ന് n പിആർ തിരഞ്ഞെടുക്കുക
തിരഞ്ഞെടുക്കപ്പെട്ട residueന്റെ Nameഉം Symbolഉം ഐഡന്റിറ്റി ടാബ് കാണിക്കുന്നു
തിരഞ്ഞെടുക്കപ്പെട്ട residueന്റെ സ്കെലറ്റൽ സ്ട്രക്ചർ ഫോർമുല ടാബ് കാണിക്കുന്നു
അത് പോലെ സെക്കൻഡറി Butylനായി s ബു തിരഞ്ഞെടുക്കാം
തിരഞ്ഞെടുക്കപ്പെട്ട residueന്റെ സിംബോൾ നാമെ സ്കെലറ്റൽ എന്നിവ നിരീക്ഷിക്കുക
ഇപ്പോൾ ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്ന ഒരു പുതിയ റെസിഡ്യൂ ചേർക്കാം
ഒരു പുതിയ റെസിഡ്യൂ ചേർക്കാൻ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
സിംബോൾ ഫീൽഡിൽ o ഹ് എന്ന് ടൈപ്പ് ചെയ്യുക
ഹൈഡ്രോക്സി എന്ന് പേര് നൽകുക
ഫോർമുല ടാബിൽ ക്ലിക്ക് ചെയ്യുക
നിങ്ങൾക്ക് ഒരു ബുള്ളറ്റഡ് ബോണ്ട് കാണാം
ആ bondന് അടുത്ത് കർസർ കൊണ്ട് വന്ന് ക്യാപിറ്റൽ O പ്രസ് ചെയ്യുക
Oഉം Osഉം അടങ്ങിയ ഒരു സബ് മെനു തുറക്കുന്നു
O തിരഞ്ഞെടുക്കുക
o ഹ് ഗ്രൂപ്പ് bondൽ അറ്റാച്ച് ചെയ്യുന്നു
സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ലിസ്റ്റ് കാണുന്നതിനായി ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
o ഹ് റെസിഡ്യൂ ലിസ്റ്റിൽ ചേർക്കപ്പെട്ടതായി കാണാം
വിൻഡോ ക്ലോസ് ചെയ്യാനായി ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് പ്രഫറൻസസ് എഡിറ്റ് ചെയ്യുന്നത്
ടെംപ്ലേറ്റ്സ് കൈകാര്യം ചെയ്യുന്നത്
റെഡി ടെംപ്ലേറ്റ്സ് സിലക്റ്റ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്
ഒരു പുതിയ ടെംപ്ലേറ്റ് ചേർക്കുന്നത്
Residuesന്റെ ഉപയോഗവും അവ എഡിറ്റ് ചെയ്യുന്നതും
അസൈൻമെന്റ്
ടെംപ്ലേറ്റ്സ് ലിസ്റ്റിൽ നിന്ന് സാക്കറൈഡ്സ് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക
മറ്റ് റെസിഡ്യൂസ് പരീക്ഷിച്ച് നോക്കുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ